ടക്സ് Typingന്റെ ആമുഖ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് എപ്രകാരം160 വാക്യങ്ങൾ ടൈപ്പ് ചെയ്യാം വാക്കുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാം ടൈപ്പിംഗിനുള്ള ഭാഷ സെറ്റ് ചെയ്യാം
ഇവിടെ ഉപയോഗിക്കുന്നത് ടക്സ് ടൈപ്പിംഗ് 180 ഉം ഉബുന്റു ലിനക്സ് 1110ഉം
ടക്സ് Typingതുറക്കാം
ഡാഷ് Homeക്ലിക്ക് ചെയ്യുക
സെർച്ച് ബോക്സിൽ ടക്സ് Typingടൈപ്പ് ചെയ്യുക
ടക്സ് Typingഐക്കൺ ക്ലിക്ക് ചെയ്യുക മെയിൻ മെനുവിൽ ഓപ്ഷൻസ് Optionsമെനു കാണുന്നുവാക്യം ടൈപ്പ് ചെയ്യാൻ പരിശീലിക്കാം
ഫ്രേസ് Typingക്ലിക്ക് ചെയ്യുക ടീച്ചേർസ് ലൈനിൽ കാണിക്കുന്ന വാക്യം ടൈപ്പ് ചെയ്യുക അതായത് തെ ക്വിക്ക് ബ്രൌൺ ഫോക്സ് ജംപ്സ് ഓവർ തെ ലാസി ഡോഗ്
അടുത്ത വാക്യം ടൈപ്പ് ചെയ്യാൻ നോക്കാം
Enterഅടിക്കുകഅടുത്ത വാക്യം കാണുന്നു നമ്മളിപ്പോൾ വാക്യങ്ങൾ ടൈപ്പ് ചെയ്യാൻ പഠിച്ചു വിവിധ വാക്യങ്ങൾ തിരഞ്ഞെടുത്ത് പരിശീലിക്കുക പ്രീവിയസ് menuവിലേക്ക് പോകുന്നതിനായി Escപ്രസ് ചെയ്യുക ഓപ്ഷൻസ് മെനു കാണുന്നു പുതിയ വാക്കുകളും വാക്യങ്ങളും ചേർക്കാൻ പഠിക്കാം എഡിറ്റ് വേർഡ് Listsക്ലിക്ക് ചെയ്യുക വേർഡ് ലിസ്റ്റ് Editorവിന്ഡോ തുറക്കുന്നു നമ്മുക്കൊരു പുതിയ വാക്ക് ചേർക്കാം
വേർഡ് ലിസ്റ്റ് എഡിറ്റർ വിന്ഡോയിൽ NEWക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് a ന്യൂ Wordlistവിന്ഡോ തുറക്കുന്നു ക്രിയേറ്റ് a ന്യൂ വേർഡ്ലിസ്റ്റ് വിന്ഡോയിൽ ലെയർൻ ടോ Typeഎഴുതിയിട്ട് ഒക് കൊടുക്കുക
വേർഡ് ലിസ്റ്റ് എഡിറ്റർ വിൻഡോ കാണുന്നു
വാക്കോ വാക്യമോ നീക്കം ചെയ്യുവാനായി Removeൽ ക്ലിക്ക് ചെയ്യുക ഒരു വാക്കോ വാക്യമോ സേവ് ചെയ്യുന്നതിനായി DONEക്ലിക്ക് ചെയ്തിട്ട് ഇന്റെർണൽ മെനുവിലേക്ക് തിരിച്ച് വരുക ഓപ്ഷൻസ് മെനു കാണുന്നു ഇന്റെർണൽ മെനുവിൽ സെറ്റപ്പ് ലാംഗ്വേജ് ക്ലിക്ക് ചെയ്തിട്ട് ഭാഷ സെറ്റ് ചെയ്യാം
നിങ്ങൾ തിരഞ്ഞെടുത്ത ഭാഷയിൽ ടക്സ് ടൈപ്പിംഗ് Interfaceഉം ലെസ്സൺസും കാണിക്കുന്നു
തൽക്കാലം ടക്സ് Typingമറ്റ് ഭാഷകളിലുള്ള ലെസ്സൺസ് സപ്പോർട്ട് ചെയ്യുന്നില്ല ഇപ്പോൾ ഒരു ഗെയിം കളിക്കാം മെയിൻ മെനുവിൽ ക്ലിക്ക് ചെയ്യുക ഫിഷ് കാസ്കേഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഗെയിം മെനു കാണുന്നു ഗെയിം തുടങ്ങുന്നതിന് മുൻപായി എങ്ങനെ കളിക്കണമെന്ന് വായിക്കാംInstructionsക്ലിക്ക് ചെയ്യുക ഇൻസ്ട്രക്ഷൻസ് വായിച്ച് ഗെയിം കളിക്കാം മുന്നോട്ട് പോകാൻ സ്പേസ് ബാർ പ്രസ് ചെയ്യുക ടൈപിംഗ് പരിശീലനത്തിനായി എളുപ്പമുള്ള ഗെയിം തിരഞ്ഞെടുക്കാംEasyക്ലിക്ക് ചെയ്യുക വ്യതസ്ഥ ഓപ്ഷൻസ് ഉള്ള വിന്ഡോ കാണിക്കുന്നു വ്യതസ്ഥ ഓപ്ഷൻസ് കളർസ് ഫ്രൂട്ട്സ് plantsമുതലായവയാണ്
Colorsക്ലിക്ക് ചെയ്യുക ആകാശത്ത് നിന്ന് താഴേക്ക് വീഴുന്ന ഓരോ മത്സ്യത്തിലും ഒരു അക്ഷരം കാണാം നിങ്ങൾ ശരിയായി ടൈപ്പ് ചെയ്താൽ ആ വാക്ക് ചുവപ്പ് നിറത്തിലായി മായുന്നു മത്സ്യം വീഴുമ്പോൾ പെൻഗ്വിൻ അതിനെ കഴിക്കാൻ ഓടുന്നു മത്സ്യത്തിൽ ഇല്ലാത്തെ ഒരു characterടൈപ്പ് ചെയ്താൽ എന്ത് സംഭവിക്കും160
അക്ഷരങ്ങൾ വെള്ള നിറത്തിൽ തന്നെ കാണുന്നു നിങ്ങൾ അവ ശരിയായി ടൈപ്പ് ചെയ്യണം ഈ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരെ കളിക്കാം ഗെയിംസ് മെനുവിൽ പോകാനായി Escapeരണ്ടു പ്രാവിശ്യം അടിക്കുക നിങ്ങൾക്കായി ഒരു അസ്സിഗ്ന്മെന്റ് കൂടുതൽ പ്രയാസമുള്ള മീഡിയം അല്ലെങ്കിൽ ഹാർഡ് ഗെയിമുകൾ കളിക്കുക ടക്സ് Typingട്യുട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു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
ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻIIT Bombayഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി